ലിബ്ര ഓഫീസ് റൈറ്റർ ടെക്സ്റ്റ് ടൈപ്പിംഗ് ബേസിക് ഫോർമാറ്റിംഗ് ന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്
റൈറ്റർൽ അലയിനിങ്ങ് ടെക്സ്റ്റ്
ബുല്ലെട്സ് നമ്പറിംഗ്
റൈറ്റർ ലെ കട്ട് കോപ്പി പേസ്റ്റ് ഓപ്ഷനുകൾ
ബോള്ഡ് അണ്ടർലയിൻ ഇറ്റാലിക്സ് ഒപ്ഷനുകൾ
രൈടര്ലെ ഫോണ്ട് നെയിം ഫോണ്ട് സൈസ് ഫോണ്ട് കളർ ഇവയൊക്കെ ഒരു ഡോകുമേന്റിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്ലൈൻ ടെക്സ്ട്ൽ ഉള്ള ഡാക്യുമെംട് നേ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആകർഷകത്വവും എളുപ്പമായും വായിക്കാൻ കഴിയുന്നു
ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി ലിനക്സ് ലിബ്ര ഓഫീസി സ്യുട്ട് വേർഷൻ 334 ഉപയോഗിക്കുന്നു
നമ്മൾ ആദ്യം പഠിക്കുന്നത് റൈറ്റർ ലെ അലയ്നിംഗ് ടെക്സ്റ്റ് ആണ്
താങ്കൾക്ക് റൈറ്റർൽ താങ്കളുടെ ഇഷ്ടപ്രകാരം ഒരു പുതിയ ഡോക്യുമെന്റ് തുറക്കാവുന്നതാണ് അതിൽ ഈ പ്രത്യേകതകൾ ഉപയോഗിക്കാം
കഴിഞ്ഞ റ്റുറ്റൊരിയൽ നമ്മൾ resumeഓഡ്റ്റ് എന്ന ഫയൽ നെയിം കൊടുത്തു ഒരു പുതിയ ഫയൽ ഉണ്ടാക്കിയിരുന്നു അത് നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നു
നമ്മൾ നേരത്തെ റിസ്യൂം എന്ന വാക്ക് ടൈപ്പ് ചെയ്തു പേജിന്റെ നടുക്ക് അലയിൻ ചെയ്തിരുന്നു
അത് സെലക്ട് ചെയ്തിട്ട് അലിഗ്ൻ ലെഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾക്ക് കാണാം RESUMEഎന്ന വാക്ക് ലെഫ്റ്റ് alignedആയിട്ട് അതായത് ഡോക്യുമെന്റ് പേജ്ന്റെ ഇടതു മാർജിനിലെക് നീങ്ങിയതായി
അലിഗ്ൻ Rightഎന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് കാണാം RESUMEഎന്ന വാക്ക് പേജിന്റെ വലതു സൈടിലെക് നീങ്ങുന്നതായി
ജസ്റ്റിഫൈ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് കാണാം RESUMEഎന്ന വാക്ക് വലതും ഇടതും മാർജിനുകളുടെ ഏകദേശം ഇടയിലായി
ഇത് താങ്കള്ക്ക് വ്യക്തമായി ഒരു വരിയിലോ ഖണ്ഡികയിലോ കാണാവുന്നതാണ്
നമുക്കതു ഉണ്ടോ ചെയ്യാം
പ്രത്യേകം പോയിന്റ്സ് കാണിക്കുന്നതിന് ബുല്ലെറ്റ്സ് ഉം നമ്പറിംഗ് ഉം ഉപയോഗിക്കാം
ഓരോ പോയിന്റും തുടങ്ങുന്നത് ബുല്ലെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ വെച്ച് തുടങ്ങുന്നു
ഇതുപോലെ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റ് ലെ വ്യത്യസ്ത പോയിന്റുകൾ വേർതിരിക്കാൻ കഴിയുന്നു
ഇതിനു മേനു ബാർ ൽ ഉള്ള ഫോർമാറ്റ് ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യുക പിന്നീട് ബുള്ളറ്റ്സ് ആൻഡ് നംബറിംഗ് ൽ ക്ലിക്ക് ചെയ്യുക ബുള്ളറ്റ്സ് ആൻഡ് നംബറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡയലോഗ് boxൽ വിവിധ ടാബ്സ് കാണാം അതിൽ വിഭിന്നമായ സ്റ്റയിലുകളും അത് ഡോക്യുമെന്റ് ൽ ഉപയോഗിക്കാവുന്നതാണ്
നംബറിംഗ് ചെയ്യുന്നതും ഇതെപോലെയാണ് നമ്പറിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ വരിയും നമ്പർ വെച്ച് തുടങ്ങുന്നു
ഇനിയും നമുക്ക് നമ്പറിംഗ് ടൈപ്പ് സ്റ്റയിൽന്റെ രണ്ടാമത്തെ സ്റ്റയ്ലിൽ ക്ലിക്ക് ചെയ്യാം
ഇനിയും ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ താങ്കൾ ആദ്യത്തെ വാചകം ടൈപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു
നമുക്ക് ടൈപ്പ് ചെയ്യാം NAME രമേഷ് ഒരു വാചകം ടൈപ്പ് ചെയ്തതിനു ശേഷം Enter കീ പ്രസ് ചെയ്യുക അടുത്ത നമ്പരോ അല്ലെങ്കിൽ പുതിയ ബുല്ലെറ്റ് പോയിന്റോ വരുന്നത് കാണാം
ബുല്ലെട്സ് നു അകത്തു ബുല്ലെറ്സും അതുപോലെ നമ്പർ നു അകത്തു നമ്പറും ഉണ്ട് അത് ഏതു ഫോർമാറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും
resumeൽ രണ്ടാമത്തെ വാചകം നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ഫാദർസ് നാമെ കോളൻ മഹേഷ് വീണ്ടും Enter കീ പ്രസ് ചെയ്തിട്ട് മദർസ് നാമെ കോളൻ ശ്വേത എന്ന് ടൈപ്പ് ചെയ്യുക ഇതേപോലെ നമുക്ക് വ്യത്യസ്ത പോയിന്റുകളിലായി ഫാദർസ് ഓക്കുപേഷൻ കോളൻ ഗവർണ്മെന്റ് സെർവന്റ് എന്നും മദർസ് ഓക്കുപേഷൻ കോളൻ ഹൌസ്വിഫ് എന്നും ടൈപ്പ് ചെയ്യാം
Tabഉം shift tab കികളും ഉപയോഗിച്ച് ബുല്ലെറ്റ്സിന്റെ ഇന്ടെന്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം
ഇബുല്ലെറ്റ്സ് ആൻഡ് നംബറിംഗ് ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിനായി ആദ്യം കർസർ HOUSEWIFEന് ശേഷം വയ്ക്കുക എന്നിട്ട് Enter കീ ആദ്യം ക്ലിക്ക് ചെയ്യുക പിന്നീട് ബുള്ളറ്റ്സ് ആൻഡ് Numberingഡയലോഗ് ബോക്സ് ലെ നമ്പറിംഗ് ഓഫ്ൽ ക്ലിക്ക് ചെയ്യുക
നോക്കു ഇനിയും ടൈപ്പ് ചെയ്യാൻ പോകുന്ന റ്റെക്സ്റ്റിൽ ബുല്ലെറ്റ് സ്റ്റൈൽ ഉണ്ടാകില്ല
ശ്രദ്ധിക്കു നമ്മുടെ ഡോക്യുമെന്റിൽ NAMEഎന്ന വാക്ക് രണ്ട് തവണ ടൈപ്പ് ചെയ്തിട്ടുണ്ട്
ഒരേ വാക്ക് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യാതെ Wrterൽ നമുക്ക് Copyഉം പാസ്തെ ഓപ്ഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്
ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ നമ്മൾ മദർസ് നാമെ എന്ന റ്റെക്സ്റ്റിൽ നിന്ന് നാമെ ഡിലീറ്റ് ചെയ്തിട്ട് കോപ്പിപേസ്റ്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് നാമെ വീണ്ടും എഴുതും ഫാദർസ് നാമെ എന്ന റ്റെക്സ്റ്റിൽ നാമെ എന്ന വാക്ക് കർസർ അതിലൂടെ വലിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക മൌസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് Copyഎന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
MOTHERSഎന്ന വാക്കിന് ശേഷം കെർസെർ വയ്ക്കുക
വീണ്ടും മൌസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക പാസ്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
നമുക്ക് കാണാംNAMEഎന്ന വാക്ക് തനിയെ വന്നത്
ഈ ഒപ്ഷനുകൾക്ക് ഷോട്ട് കട്ട് കീസ് ഉണ്ട് അതായതു കോപ്പി ക്ക് CTRLCഉം പാസ്തെ ന് CTRLVഉം
ഡോക്യുമെന്റിൽ വലിയ അളവിലുള്ള ഒരേപോലത്തെ ടെക്സ്റ്റ് എഴുതാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ് അവിടെ വീണ്ടും വീണ്ടും വാക്കുകൾ എഴുതേണ്ട കാര്യമില്ല
ഡോകുമെന്റിൽ ഒരു വാക്ക് ഒരു സ്ഥലത്തുനിന്നു മറ്റൊരിടത്തേക് മാറ്റുന്നതിന് കട്ട് ഉം pasteഉം ഉപയോഗിക്കാവുന്നതാണ്
എങ്ങനെയാണു അത് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മദർസ് നു ശേഷമുള്ള നാമെ എന്ന വാക്ക് ഡിലീറ്റ് ചെയ്യാം
Cutഉം pasteഉം ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് ഫാദർസ് നാമെ എന്ന വാചകത്തിലെ NAMEസെലക്ട് ചെയ്യാം
മൌസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് Cutഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ശ്രദ്ധിക്കുക FATHERSനു ശേഷമുള്ള നാമെ എന്ന വാക്ക് ഇപ്പൊൾ ഇല്ല അതിനർഥം അത് കട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപെട്ടിരിക്കുന്നു
ഇനിയും കെർസെർ മദർസ് എന്ന വാക്കിന് ശേഷം വെച്ചിട്ട് മൌസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
പാസ്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ താങ്കൾക്ക് കാണാം ആ വാക്ക് മദർസ് എന്ന വാക്കിന് ശേഷം പേസ്റ്റ് ചെയ്തതായി കട്ട് ന്റെ ഷോര്ട്ട് കട്ട് കീ T CRLX
അതുകൊണ്ട് കോപ്പി ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താന്നുവെച്ചാൽ കോപ്പി ഓപ്ഷൻ യഥാർത്ഥ വാക്കിനെ അതേപോലെ അവിടെത്തന്നെ വച്ചുകൊണ്ട് കോപ്പി ചെയ്യുന്നു എന്നാൽ കട്ട് ഓപ്ഷൻ പൂർണ്ണമായും ആ വാക്കിനെ അവിടെ നിന്നും മാറ്റുന്നു
വരു ഫാദർസ് നു ശേഷം നാമെ എന്ന വാക്ക് പേസ്റ്റ് ചെയ്യാം
വരൂ നമുക്ക് എഡ്യൂകേഷൻ ഡിറ്റെയിൽസ് എന്ന പുതിയ ഒരു ഹെഡിംഗ് ടൈപ്പ് ചെയ്യാം
റൈറ്റർലെ ബുള്ളറ്റ്സ് ആൻഡ് നംബറിംഗ് പഠിച്ചതിനു ശേഷം ഒരു റ്റെക്സ്റ്റ്ന്റെ ഫോണ്ട് nameഉം ഫോണ്ട് സൈസ് ഉം എങ്ങനെ മാറ്റാം എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പഠിക്കാം
ഇപ്പൊൾ നമുക്ക് മുകളിലത്തെ ഫോർമാറ്റ് ടൂൾബാറിൽ ഫോണ്ട് നാമെ എന്ന ഒരു സ്ഥലമുണ്ട്
സാധാരണ രീതിയിൽ ഫോണ്ട് നെയിം ലിബറേഷൻ സെറിഫ് ഡിഫാൾട്ട് ആയി കിടക്കും
ഫോണ്ട് നാമെ ന്റെ ഉപയോഗം എന്താണെന്നു വെച്ചാൽ തങ്കൾക്ക് ഇഷടമുള്ള ഫോണ്ട് റ്റെക്സ്റ്റിൽ ഉപയോഗിക്കാനും മാറ്റാനും കഴിയും
ഉദാഹരണത്തിന് നമുക്ക് എഡ്യൂകേഷൻ ഡിറ്റെയിൽസ് എന്ന ഹെഡിംഗ്ന് മറ്റൊരു ഫോണ്ട് സ്റ്റയിലും ഫോണ്ട് സൈസും കൊടുക്കാം ആദ്യം എഡ്യൂകേഷൻ detailsസെലക്ട് ചെയ്യുക എന്നിട്ട് ഫോണ്ട് നാമെ ലെ ഡൌൺ ആരോ ക്ലിക്ക് ചെയ്യുക താങ്കൾക്ക് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ വൈവിധ്യമാർന്ന ഫോണ്ട് നെയിം ഓപ്ഷൻസ് കാണാം
ലിബറേഷൻ സാൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക
സെലക്ട് ചെയ്ത വാക്കിന്റെ ഫോണ്ട് മാറുന്നതായി കാണാം
ഫോണ്ട് Nameന്റെ അടുത്തായി ഫോണ്ട് Sizeഉം കാണാം
പേര് പറയുന്നതുപോലെ സെലക്ട് ചെയ്ത വാക്കിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും കൂടാതെ പുതിയ വാക്കിന് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാനും ഫോണ്ട് സൈസ് ഉപയോഗിക്കാം
ആദ്യം നമ്മൾ എഡ്യൂകേഷൻ ഡിറ്റെയിൽസ് എന്ന വാക്ക് സെലക്ട് ചെയ്യും
ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഫോണ്ട് സൈസ് 12ആണ്
ഇനിയും ഫോണ്ട് സൈസ് ന്റെ ഡൌൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് 11ൽ ക്ലിക്ക് ചെയ്യുക
താങ്കൾക്ക് കാണാം ഫോണ്ട് സൈസ് കുറഞ്ഞതായി
ഇതേപോലെ ഫോണ്ട് സൈസ് കൂട്ടാനും കഴിയും
ഫോണ്ട് സൈസിനെപറ്റി പഠിച്ചതിനു ശേഷം ഫോണ്ട് കളർ എങ്ങനെ മാറ്റം എന്ന് പഠിക്കാം ഡോക്യുമെന്റ് ലെ വാക്കുകളുടെയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത വാചകങ്ങളുടെയോ കളർ സെലക്ട് ചെയ്യാൻ ഫോണ്ട് കളർ ഉപയോഗിക്കാം
ഉദാഹരണത്തിന് എഡ്യൂകേഷൻ DETAILSഎന്ന ഹെഡിംഗ് ന് നമുക്ക് കളർ കൊടുക്കാം
വീണ്ടും എഡ്യൂകേഷൻ ഡിറ്റെയിൽസ് സെലക്ട് ചെയ്യുക
ടൂൾ ബാർ ഒപ്ഷനിലുള്ള ഫോണ്ട് Colorന്റെ ഡൌൺ ആരോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വാക്കിന് ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കാൻ ലൈറ്റ് ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ താങ്കൾക്ക് ഹെഡിംഗ് ഗ്രീൻ കളറിൽ കാണാം
ഫോണ്ട് സൈസ് ഓപ്ഷന് അടുത്തായി മൂന്നു ഓപ്ഷനുകൾ കാണാം bolditalicഅണ്ടർലൈൻ
പേരുകൾ പോലെ അവ വാക്കുകളെ ഒന്നുകിൽ ബോള്ഡ്ഇറ്റാലിക്ക് അല്ലെങ്കിൽ ആണ്ടെർലൈൻ ചെയ്യുന്നു
ആദ്യം എഡ്യൂകേഷൻ ഡിറ്റെയിൽസ് എന്ന ഹെഡിംഗ് സെലക്ട് ചെയ്യുക
ബോള്ഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു വാക്കിനെ ബോള്ഡ് ആക്കുക
സെലക്ട് ചെയ്ത വാക്ക് ബോള്ഡ് ആയതായി കാണാം
ഇതേപോലെ ഇറ്റാലിക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വാക്ക് ഇറ്റാലിക്സിൽ ആയി മാറും
Underlineൽ ക്ലിക്ക് ചെയ്യുക
അണ്ടർലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാക്കിന് അണ്ടർലയിൻ വരുന്നു
താങ്കൾക്ക് കാണാം സെലക്ട് ചെയ്ത വാക്കിന് അണ്ടർലയിൻ വന്നതായി
ഹെഡിംഗ് നെ ബോല്ടും അണ്ടർലയിനും ചെയ്യാൻ italicൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിഫാൾട്ട് ആക്കുക എന്നിട്ട് മറ്റ് രണ്ടു ഒപ്ഷനുകളും സെലക്ട് ചെയ്യുക
അങ്ങനെ ഹെഡിംഗ് ബോല്ടും അണ്ടർലയിനും ചെയ്തു
ഇത് നമ്മെ ലിബ്രെ ഓഫീസ് റൈറ്ററിനെ കുറിച്ചുള്ള സ്പോക്കണ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു
ചുരുക്കത്തില് നമ്മള് പഠിച്ചത് ഇവയാണ് റൈറ്റർ ൽ ടെക്സ്റ്റ് അലയിൻ ചെയ്യാൻ
ബുല്ലെട്സ് ഉം നമ്പറിംഗ് ഉം റൈറ്റർലെ കട്ട് കോപ്പി പേസ്റ്റ് ഓപ്ഷനുകൾ
ബോള്ഡ്അണ്ടർലയിൻ ഇറ്റാലിക്സ് ഓപ്ഷനുകൾ
റൈറ്റർലെ ഫോണ്ട് നെയിം ഫോണ്ട് സൈസ് ഫോണ്ട് കളർ കോംപ്രിഹെന്സീവ് അസ്സൈന്മെന്റ് ബുല്ലെട്സ് ആൻഡ് നമ്പറിംഗ് അക്ടിവെയിറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു സ്റ്റൈൽ തിരഞ്ഞെടുത്തിട്ടു കുറച്ചു പോയിന്റ്സ് എഴുതുക കുറച്ചു വാക്കുകള എടുത്തിട്ട് അതിന്റെ ഫോണ്ട് നെയിംFree സാൻസ് ഉം ഫോണ്ട് സൈസ്16 ഉം ആക്കുക
വാക്കുകൾ ഇറ്റാലിക്സ് ആക്കുക ഫോണ്ട് കളർ റെഡ് ആക്കി മാറ്റുക
താഴെയുള്ള ലിങ്കില് ലഭ്യമായ വീഡിയോ കാണുക
അത് സ്പോക്കണ് ട്യൂട്ടോറിയല് പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു
നിങ്ങൾക്ക് നല്ല ബാന്ഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയല്സ് ഉപയോഗിച്ച് വർക്ക് ഷോപ്സ് നടത്തുന്നു
ഓൺലയിൻ ടെസ്റ്റ് പാസാകുന്നവർക്ക് സെർട്ടിഫികറ്റെസ് നല്കുന്നു